കടയാണ് ഈ കടേൻ്റ മുൻപിൽ രണ്ട് ചെടിച്ചട്ടികളുണ്ട് ആ ചെടിച്ചട്ടികളിൽ ചെ ചെടികളുണ്ട്.

ട്രെയിനിനു വേണ്ടി കാത്തിരിക്കും കാരണം അതൊരു റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട്.

ഇതൊരു ക്ലാസ് മുറിയാണ് ഈ ക്ലാസ് മുറിയിൽ കോറെ ബെഞ്ചുകൾ ഉണ്ട്.

അതിന്റെ മേലെ നല്ല ആകാശം ഉണ്ട് നീലാകാശം നീലാകാശത്തിൽ കുറച്ച് വെള്ളകൾ പരന്നിട്ടുണ്ട് അതുകൊണ്ട് നീലാകാശത്തിൽ വെള്ള പരന്ന ആകാശം എന്ന് നമുക്ക് വിളിക്കാം.

അതിന് അവിടെ ഹെൽമറ്റ് വെച്ചിട്ടുണ്ട് വേറൊന്ന് മഞ്ഞ കളറാ --

ഇത് ഒരു സ്കൂൾ ക്ലാസ് റൂമാണ് കാരണം ഒരു ബെഞ്ചും ഒരു ഡെസ്കും --

ആകാശം കാണുന്നതേ നമ്മുടെ മനസ്സിന് കുളിർമ നൽകും കാരണം അത് ആകാശം ആയതുകൊ--

സ്റ്റാർ പൊതുവെ എല്ലാവരും തൂക്കി ഇടുക ക്രിസ്മസിനാണ് ക്രിസ്മസിന് അവർ സ്റ്റാർ തൂക്കി ഇടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗം--

കാരണം തലയ്ക്ക് ആരക്കെങ്കിലും എന്തുപറ്റിയാലും പെട്ടെന്ന് മരിച്ചു പോകാം അങ്ങനെ മരിച്ച് പോയാൽ അവരി ലോ ലോ ലോകത്ത് പിന്നെ ജീവനോടെ ഉണ്ടാവു--

അതുകൊണ്ടാണ് മരിച്ചു പോകുന്നതിനു പകരം മ്മള് ഹെൽമെറ്റ് ഇടുന്നത്.

ഇവിടെ രണ്ട് മൂന്ന് നാല് അഞ്ചാറ് കൊറെ ചെടികൾ ഒണ്ടു ചെടികൾ പച്ച നി--

വെള്ള കളർ ആണുള്ളത് കാരണം അത് വെള്ള കളർ ആയതു കൊണ്ട്.

ഇത് ഒരു ശ്രീ ഹരിയുടെ ലോഡ്ജ് ആണ് അതുകൊണ്ടാണ് ശ്രീ ഹരി--

ഈ ഇത് ഒരു ഓടുന്ന ഒരു മെഷീൻ ആണ് അയ സാധനത്തിന്മേൽ കേറി നിന്നിട്ട് നമ്മക്ക് ഇങ്ങനെ ഓടാം നമ്മൾടെ സ്പീഡ് നമ്മക്ക് ഇങ്ങനെ കൂട്ടാം.

ഇതൊരു നടപ്പാതയാണ് ഇവിടെ നടന്നു കൊണ്ടാണ് ആളുകൾ പോവുക.

ഇവരൊക്കെ ബാഗ് ഇട്ടിട്ടുണ്ട് ബാഗ് ഇടുന്നത് സാധാരണ സ്കൂൾ കു--

ആ വെള്ള കുപ്പായം ഇട്ടത് കൊണ്ട് തന്നെ അതൊരു വെളുത്തിട്ടാണ് ഉള്ളത്.

പ്രോ മെട്രിക്ട് ഇണ്ട് ഓ_ഈ_ടി ഇണ്ട് ഐ_എൽ_എസ് എട്ട് ഇണ്ട്.

ഇമേജ് എന്ന് വച്ചാൽ ഫോട്ടോ ആണ് ഡിജിറ്റൽ എന്ന് വച്ചാൽ ഡിജിറ്റലാ --

പിന്നെ മുന്പിൽ മൂന്ന് കുപ്പി ണ്ട് ആ കുപ്പിക്ക് റോസ് കളർ .

തോണി തൊയയാൻ തോണി തുഴയുന്ന ഒരു സാധനമുണ്ട് അത് മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കുക.

ആ കാർ രണ്ട് ചാ ഏഹ് ടയർ കാണുന്നുണ്ട് ഒരു ലൈറ്റ് കാണുന്നുണ്ട്.

ഇത് ഒയിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റി ഇട്ടത് നീല കളർ ഉള്ള കുപ്പായമാണ്.

അതിന്റെ മുൻപിൽ ഒരു കുഞ്ഞു പയ്യൻ നിൽക്കുന്നുണ്ട്.